നല്ല വിശേഷം ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട് അവിടെ എങ്ങനെ.

പിന്നെന്തായി നിന്റെ നാട്ടിലെ വിവാദങ്ങളൊക്കെ എന്തായി. വിവാദങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അറിയുന്നില്ലേ. ചാനലൊക്കെ കാണുന്നില്ലേ ആ ചർച്ചകളൊക്കെ നല്ലോണം നടക്കുന്നില്ലേ.

എന്തായി ഞങ്ങളുടെ മേയർടെ പ്രശ്നങ്ങൾ.

അതെ നിങ്ങടെ നാട്ടിലെ നിങ്ങടെ പാർട്ടിക്കാർക്ക് എല്ലാർക്കും ഒരു വിചാരമുണ്ട് ഞങ്ങളാണ് അടിപൊളി എന്ന ഒരു ചിന്താഗതിയുണ്ട് ഒന്ന് രണ്ടാമത് ഏ നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ കുറെ ആൾക്കാരുണ്ട് രണ്ട് മൂന്നാമത് എല്ലാവർക്കും പൊതുവേ ഒരു ധാരണയുണ്ട് അത് നിങ്ങളെ ആൾക്കാർക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് ഞങ്ങൾ ആരും തെറ്റ് ചെയ്യാറേയില്ല.

ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് ആര്യ രാജേന്ദ്രൻ നിഷേധിച്ചല്ലോ.

ആര്യ രാജേന്ദ്രൻ മാത്രം ആര്യ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരാളെ കൊന്നു എന്നിട്ട് ഞാൻ പറയുകയാണ് ആ ഞാൻ അത് നിഷേധിക്കുകയാണ് എന്നു പറഞ്ഞാ. ആ കത്ത് വ്യാജരേഖ ചമച്ചതാണെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലേ. ഓക്കേ പോയിന്റ് ക്രൈംബ്രാഞ്ചാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നെ സമ്മതിക്കുന്നു. നമ്മൾ സാധാരണ ഈ വ്യാജരേഖ ചമക്കുന്നതിനുള്ള ശിക്ഷാവിധി എന്താണെന്ന് അറിയാമോ ഏഴുവർഷം വരെ തടവ് ഇതാണ് ശിക്ഷ.

പക്ഷേ ആ കേസിന് ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടണമെങ്കിൽ ഒരു എഫ്ഐആർ ഇടണം ആദ്യൊരു കേസ് വരുമ്പോ ആദ്യം ചെയ്യേണ്ടത് ഒരു എഫ്ഐആർ ഇടുക എന്നുള്ളതല്ലേ വിജിലൻസോ അല്ലെങ്കിൽ ആരേലും എഫ്ഐആർ ഇട്ടതായിട്ട് അറിയാമോ.

ഇതിനനുസരിച്ച് വിജിലൻസ് എഫ്ഐആറ് ഇടണമെങ്കി ആദ്യം ഈ കത്ത് വ്യാജമാണോ അതോ അല്ലെ എന്ന് ഒരു *നോട്ട്‌ ക്ലിയർ*.

അല്ല ഡിജിപി ആരോ പിന്നെ.

പക്ഷേ ഏതോ ഡിജിപി എന്തോ ലീവിലാണ് ഇരുപത് ഇരുപതാന്തിക്ക് ശേഷെങ്ങാണ്ട് വെരും.

അതല്ല അദ്ദേഹത്തിന്റെ അനുമതി പ്രത്യേകതയില്ലേ ആരാധ്യയായ മേയർക്കെതിരെ കേസ് സാധാരണ ഒരു പേഴ്സണിന് എടുക്കുന്ന പോലെ ആരാധ്യയായ മേയർ എന്നൊക്കെ പറയുമ്പോഴേ നമ്മടെ അതായത് കോർപ്പറേഷനും ഈ പറ നോട്ട്‌ ക്ലിയർ അസോസിയേഷനും തമ്മില് നൂറ് മീറ്റർ വ്യത്യാസമുണ്ട്.

നൂറ് മീറ്റർ വ്യത്യാസമാ ഇവിടുന്ന് നടന്ന് നേരെ അവിടെ ചെന്ന് ഒരു എഫ്ഐആർ ഇടാൻ ഡിജിപിടെ അല്ല ആരുടെയും ഉത്തരവൊന്നും വേണ്ട അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ ആണ് എഫ്ഐആർ ഇടുന്നത് എ‌ ഐ സൈന് ചെയ്യും ഇതാണ് നടക്കുന്നത് എഫ്ഐആർ ഇങ്ങനെയാണ് ഇടുന്നത്. പക്ഷെ ഒരു മന്ത്രീനെ വിചാരണ ചെയ്യണമെങ്കില് മന്ത്രിസഭയുടെ അധികാരം വേണമെന്ന് പറയുന്ന കേട്ടു ഒരു മേയർക്കും അതിന്റെതായ ആ ഇതിണ്ടാകൂലെ.

ഇല്ല ഇല്ല നോട്ട്‌ ക്ലിയർ അല്ല അത് ആയിക്കോട്ടെ പക്ഷേ സ്റ്റേഷനില് അതായത് പ്രോട്ടോകോളാണ് പറയുന്നതെങ്കില് പ്രോട്ടോകോൾ സ്റ്റേഷനിലല്ല സ്റ്റേഷനിലത് പരാതി കൊടുക്കുമ്പോ എല്ലാവർക്കും തുല്യനീതി തുല്യ അവകാശമാണ്. അവിടെ ചെല്ലുമ്പോ എഫ്ഐആർ ഇടുക എന്നുള്ളതാണ് പോലീസ് ചെയ്യേണ്ട ആദ്യത്തെ പണി പക്ഷേ അത് ചെയ്യാതെ വിജിലൻസ് നേരെ മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് റിപ്പോർട്ട് കൊടുത്തൂന്നാണ്.

പക്ഷേ ഇത് വ്യാജരേഖ ആണെന്നാണ് റിപ്പോർട്ടില് കാണുന്നത് ആര്യ രാജേന്ദ്രനെതിരെ അങ്ങനെ ഒരു കത്ത് കൊടുത്തതവർക്ക് ഉം.

ഇതൊരു ഒരു സാധാരണ പേഴ്സൺന്റെ കേസല്ലല്ലൊ? ഞാൻ വീണ്ടും പറയുന്നത് വീണ്ടും പറയുന്നത് കോർപ്പറേഷൻ.

കോർപ്പറേഷനില് ഒരു ഇത് ആയിട്ടാണ് ഇത് പോവുന്നത്.കോർപ്പറേഷനില് പൊവുന്നൊരു സംഭവം അവിടം ഒരു സംഭവം അല്ലെങ്കിൽ അവിടത്തെ ലെറ്റർ പാഡ് അതായത് സൈന് ഇവരുടേതാണെന്ന് പറയുന്നുണ്ട്.സൈൻ വ്യാജമായി ചമച്ചതാണെന്ന് പറയുന്നുണ്ട്.ഇവരുടേതന്നെ സൈൻ വ്യാജമായി ചമച്ചെന്ന് പറയുന്നുണ്ട് ഓകെ ആയിക്കൊട്ടെ, ഇവരുടെസൈൻ വ്യാജമായി ചമച്ചു അവടെ കൊണ്ട് കൊടുക്കുമ്പൊ, അല്ലെങ്കിൽ കത്ത് പുറത്ത് വിട്ടു.ആരായാലും. അതിപ്പം എതിർ കക്ഷിക്കാരൊ ,മറ്റ് പാർട്ടിക്കാരൊ ആരൊ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരോട് തന്നെ ദേഷ്യം ഉള്ള വിദ്യോഷികളൊ ആരെങ്കിലും ചെയ്തതോ ആയിക്കോട്ടെ ഇവര് ചെയ്തതാണെന്ന് ഞാനിപ്പഴും പറയുന്നില്ല.

എനിക്കെതിരെ ഒരാള് വ്യാജ രേഖ ചമച്ചാൽ ആസ് എ പേഴ്സൺ ഞാൻ പരാതി കൊടുക്കാണോ? ഒന്ന് രണ്ടാമത് ഞാൻ എന്റെ സ്ഥാനം എന്താണോ? ആ സ്ഥാനത്ത് നിന്ന് പരാതി കൊടുക്കാം.

അങ്ങനെ കൊട്ക്കുമ്പൊ ഇതിപ്പോ ആര് കൊടുത്താലും ഇപ്പൊ മുഖ്യമന്ത്രി ക്കെതിരെ ഒരറ്റാക്ക് ഉണ്ടായി അല്ലെങ്കിൽ എംകെ സെന്റർ അക്രമണം നടന്നു . എന്തേ ചെയ്തേ? അവിടത്തെ ആൾക്കാര് പരാതി കൊടുത്തു എഫ്ഐആർ ഇട്ടു.ഇതാണ് ആദ്യം.ആദ്യം എഫ്ഐആർ ഇട്ട് പിന്നെയാണ് അന്വേഷണം പോവുന്നത്. അതിനകത്ത് പിന്നെ ഞാൻ ഗവർണറാണെന്നോ അല്ലെങ്കിൽ ഞാൻ പ്രധാനമന്ത്രി ആണെന്നോ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്.ഞമ്മളൊരു പരാതി കൊടുക്കുമ്പൊ ഞാൻ പരാതി കൊടുക്കുന്നതും നിങ്ങള് പരാതികൊടുക്കുന്നതും മേയര്‍ പരാതി കൊടുക്കുന്നതും ഒരേപോലെ തന്നെയാണ് പരാതിക്കെല്ലാർക്കും ഒരേ മുഖം തന്നെയാണ്.അവര് എഫ്ഐആർ എഴുതാ എന്നുള്ളതാണ്.

ഒരു എഫ്ഐആർ ഇടാതെ നേരേ വന്നിട്ട് ആ, മന്ത്രി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏ, മറ്റേ ഡിജിപി ലീവാണ് അതല്ലെങ്കിൽ മറ്റെ വിജിലന്‍സ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ന്നാണ്? റിപ്പോർട്ട് പുറത്ത് വന്നോ?

സ്പീക്കർ 1അപ്പൊ പിന്നെ റിപ്പോർട്ട് ന്ന് പറഞ്ഞാൽ വിജിലൻസിന്റെ അന്വേഷണം ഞാൻ വീണ്ടും പറയുന്നു ഒരു അന്വേഷണം നടക്കുമ്പോള്‍ അറ്റ് ലീസ്റ്റ് ഒരു എഫ്ഐആർ വേണ്ടേ?

ഇപ്പോ എകെജി സെന്റർ അക്രമണം നടന്നു എകെജി സെന്‍റര്‍ അക്രമം നടന്നപ്പോൾ ആദ്യം.

ഇത് ഒരു ആരോപണം മാത്രമാണല്ലോ? അടിസ്ഥാനം ഇല്ലാത്ത ഒരു ആരോപണത്തിന് എഫ്ഐആർ ഒക്കെ ഇട്ടിട്ട് ഏ ആ ആ ഉം ഉം. ഓകെ പൊയിൻറ് സമ്മതിച്ചു.അടിസ്ഥാനം ഇല്ലാത്ത ആരോപണം എന്ന് പറയുമ്പോ ഒപ്പം അതേ കോർപ്പറേഷനിലെ വേറൊരു കൗൺസിലർ ഉള്ളത് പുറത്ത് വന്നിട്ടുണ്ട് കണ്ടാരുന്നല്ലോ ആ കത്ത് ആ കത്ത് അവര് സമ്മതിച്ചിട്ടുണ്ട് ആ കത്ത് ഞാനെഴുതിയ കത്താണെന്നും.

ഒന്ന് രണ്ടാമത് ഇതിപ്പം രണ്ടീസം മുന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന നാഗപ്പൻറെ കത്ത് പുറത്ത് വന്നു.

ആർക്കൊക്കെ ജോലി കൊടുക്കണമെന്നുള്ളത്. അതായത് ഇതിന്റെ തൊട്ട് മുന്നെ അനൗ നാഗപ്പനൊട് ചോദിച്ചപ്പൊൾ പാർട്ടിയിലങ്ങനെ ഒരു ചട്ടക്കൂടില്ല അല്ലെങ്കിൽ അങ്ങനൊരു സംഭവോയില്ല. അങ്ങനെ ആർക്കും കത്ത് കൊടുത്ത് ചെയ്യിക്കാറില്ല. ഇതാണ് പറയുന്നത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം സിപിഎം ഭരിക്കുന്ന കാലത്ത് കത്തിലൂടെതന്നെയാണ് പലരും ജോലിക്ക് കയറീട്ടുള്ളത് തന്നെ.

സിപിഎം അല്ല ഏത് പാർട്ടീം ഭരിക്കുമ്പഴും അവനവന്റെ പാർട്ടിക്ക് വേണ്ടിട്ട് ഫേവര്‍ ചെയ്യുന്നുണ്ട്. പോയന്‍റ്. എട്ത്ത് പറഞേരാം വ്യതൃസം ഞാനിതിന്റ വ്യത്യാസം പറഞേരാം.ഇപ്പൊ ആ കത്ത് പുറത്ത് വന്ന ഉടനെ തന്നെ അതായത് നോട്ട്‌ ക്ലിയർ കത്ത് പുറത്ത് വന്ന ഉടനെ തന്നെ ഷാഫി പറമ്പിലിൻറെ വീട്ടിൽ തന്നെ കത്ത് പുറത്ത് വന്നു. കണ്ടാരുന്നല്ലോ അല്ലെ?

പബ്ലിക് പ്രോസിക്യൂട്ടർ ക്ക് വെക്കുന്നതിന്നഥിനുള്ള കത്താണിത്

ആ കത്ത് കൊടുക്കാം ധൈര്യമായി കൊടുക്കാം.ആ കത്തിനകത്ത് പ്രോട്ടോകോൾ ഇല്ല അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്ന്ള്ളതൊന്നും ഇല്ല. അങ്ങനൊന്നൂല്ല.

കൊടുക്കാം. അതിന്റെ കാരണം ന്ന് പറീണത് അതാത് പാർട്ടിയുടെ കീഴിലാണ് പ്രോസിക്യൂട്ടർമാർ വരുന്നത്.അതിപ്പൊ സിപിഎം നും കൊടുക്കാം.അതിപ്പൊ കോൺഗ്രസിനും കൊടുക്കാം ബിജെപി ക്കും കൊടുക്കാം.

അത് കൊടുക്കാവുന്ന കത്താണ് അത് ധൈര്യമായി പുറത്ത് വന്നാലും ഒന്നും സംഭവിക്കില്ല.എന്നാൽ ഒരു സ്ഥാപനത്തിൽ ജോലിയ്ക്ക് കൊടുക്കുമ്പൊ അവിടെ ഞാനിഞ്ഞ ആൾക്കാരെ പേര് പറഞ്ഞ് ഇന്ന ആള്‍ക്ക് കൊടുത്താ മതി എന്ന് പറയുന്നത് തെറ്റാണ്.ഭരണഘടന വിരുദ്ധവുമാണ്.അതാണ് ആരണ്ട് കത്തിലേം വ്യത്യാസം ന്ന് പറയുന്നത് ഇപ്പോ. ഭരണഘടന വിരുദ്ധാണൊ? സത്യ പ്രതിജ്ഞ ലംഘനമാണെന്ന് പറയാം.

ഇപ്പൊ ഇതില് പറയുന്നില്ലെ? കൊണ്ഗ്രെസ്സ് കാര് കത്ത് കൊടുത്തു. അത് കൊണ്ട് ഞങ്ങള് കത്ത് കൊടുത്താലെന്താ കൊഴപ്പും എന്ന് ചോദിക്കുമ്പോൾ തന്നെ വ്യത്യാസമുണ്ട്.കോൺഗസുകാര് കത്ത് കൊടുത്തത് പബ്ലിക് പ്രോസിക്യൂട്ടർ ക്ക് വേണ്ടീ ട്ടും അതായത് പിപിക്ക് വേണ്ടിട്ടും എപിപി യ്ക്ക് വേണ്ടീട്ടും ആണ്.അതായത്അസ്സിസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർക്കും അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർക്കും അത് കൊടുക്കാം. അത് കൊടുക്കുന്നതിൽ തെറ്റില്ല.കാരണം അതാത് ഭരണത്തിൻ കീഴിൽ അവരാരാണൊ? ഭരിക്കുന്നത് അവർക്ക് കീഴിലുള്ള ആൾക്കാർ തന്നെയാണ് പിപി ആയിട്ടും എപീപി ഒക്കെയായി ട്ടൊക്കെ വെക്കുന്നത്.അതിന് അവര്‍ക്ക് കത്ത് കൊടുക്കാം.

തലേദിവസം വരെ കൊടി പിടിച്ചു നടക്കന്ന ചെക്കൻമാര് അവിടെ പിആർ ഒ ആയിട്ടും ലാബ് ടെക്നീഷ്യൻ ആയിട്ടും, അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ടും അവരൊക്കെ ഇരിക്കുന്നത് കാണാം .ഇവരാരും ഇൻറർവ്യൂ നടത്തി എടുത്തതല്ല. എന്റെ നാട്ടിലുണ്ട് എന്റെ നാട്ടിൽ ഞാൻ കണ്ടതാ.ഇത് ഞാൻ എന്റെ കണ്ണോത്ത് കണ്ടിട്ട് പറയുന്നതാ.തലേധിവസം വരെ കൊടി പിടിച്ചു മുദ്രാവാക്യം വിളിച്ചു നടന്ന അതെ ചെക്കൻ പിറ്റേദിവസം രാവിലെ നോക്കിയപ്പോൾ കേരള സർക്കാരിന്റെ ഐഡി കാര്‍ഡ് ഇട്ട് ഹൊസ്പിറ്റലിൽ പിആർ ഒ ആയി നിൽക്കുന്നു.

എവിടെ പിഎസ്സി,? പിആർ ഒ ഒക്കെ എങ്ങനെയാ പിഎസ്സി വിളിക്കുന്നെ? താൽക്കാലിക നിയമനം.അത് എംപ്ളോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ൽ പോവേണ്ടതാ. ശരി പിഎസ്സി എഴുതിക്കഴിഞ്ഞാല്‍ അത് എങ്ങനെയാ പാർട്ടിക്കാർക്ക് മാത്രം കിട്ടുന്നെ?

പൊലീസ് കോൺസ്റ്റബിൾ ഒന്നാം റാങ്ക് പാർട്ടികാരന് അവസാനം അന്വേഷിച്ചപ്പോൾ എന്താണ്? പിഎസ്സി ടെ ചോദ്യപേപ്പർ തന്നെ അടിച്ച്. മാറ്റിയാണ് എഴുതിയത്.ഇവടെ ഞാൻ സീരിയസ്സായീട് പറഞ്ഞതാണ് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ജനറൽ ഹോസ്പിറ്റൽ നിക്കുന്ന സ്റ്റാഫ് ഡിവൈഎഫ്ഐ ടെ പ്രവർത്തകനാണ്.

ഡിവൈഎഫ്ഐക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ഇപ്പഴും കൊടി പിടിച്ച് നടക്കുന്ന പ്രവര്‍ത്തകന്‍. .ഇപ്പോള്‍ അവിടത്തെ പി ആര്‍ ഓ ആണ്. അത് കൂടാതെ അങ്ങനെ തുടങ്ങി ഇപ്പൊ ലിഫ്റ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ ഈ ലാബ് ടെക്നീഷ്യന്‍ ഒക്കെ നില്‍ക്കുന്നൂന്നു പറഞ്ഞു അവര് പാർട്ടി പ്രവർത്തകരുടെ മക്കളാണ്.എനിക്കറിയുന്നതാണത്. വർഷങ്ങളായി പാർട്ടി പ്രവർത്തകരുടെ മക്കൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്.

ഒരു സംശയം ണ്ട് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഒരു എന്താ പറയാ പ്രതിഛായ തകർക്കൽ എന്നുള്ള ഒരു നിലയില്.

ഏ ഒരു സംഘടിത നീക്കം ഉണ്ടായതായി തോന്നിട്ടുണ്ടോ? ഉണ്ടാകുന്നതായിട്ട് തോന്നിട്ടുണ്ടോ? *നോട്ട്‌ ക്ലിയർ*
സ്പീക്കർ 1അത് ഒരു സംഭവം പറയാം ആര്യ രാജേന്ദ്രൻ ആദ്യം ഇവിടെ ചുമതല ഏൽക്കുമ്പൊതന്നെ കുഞ്ഞാവ എന്നൊരു ഇത് വരുന്നുണ്ടായിരുന്നു.കേട്ട് കാണുമല്ലോ അല്ലേ?

അപ്പൊ അത് ബോഡി ഷെയിമിംഗ് തരത്തിലേയ്ക്ക് പോവുന്നുണ്ടായിരുന്നു അവർക്കൊന്നും അറിയത്തില്ല.

എന്നുള്ളത് മറ്റൊന്ന് ഇതിനെ എതിർക്കുന്ന അതേ ആൾക്കാര്.അതായത് ആര്യ രാജേന്ദ്രനെതിരെ ബോഡി ഷേയ്മിംഗ് നടത്തുന്നു എന്ന് പറയുന്ന അതേ ആൾക്കാര് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പപ്പു മോൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ ആര്യ രാജേന്ദ്രനെ പ്രായത്തിൻറ പക്വതയില്ലായ്മ എന്ന് പറഞ്ഞ് സ്വയം പറയുന്നതോണ്ട് ആര്യ രാജേന്ദ്രന് സ്വയം ഒരു തോന്നലുണ്ട്.എന്നെ എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ ഒരാളെ മോളേന്ന് വിളിച്ചാലും കുട്ടീന്ന് വിളിച്ചാലും ഉടനെ തന്നെ ആര്യ രാജേന്ദ്രൻ ഷൌട്ട് ചീയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് കാരണം അഹങ്കാരിയായ ഒരു മേയറാണ് എന്നൊരു പേര് അവർക്ക് പൊതുവിലുണ്ട്‌.

അത് അവരുടെ തന്നെ പാർട്ടി കൗൺസിലന്മാർക്കും ഉണ്ട് അല്ലാത്തവർക്കും ഉണ്ട്.

ഏഹ് അത് പലരും ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു സംഭവമുണ്ട് പിന്നെ മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ പ്രായത്തിന്റെ പക്വതയില്ലായ്മ എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതില്ലെന്നല്ല അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഇവര് പലതിനും അനാവശ്യമായി ഷൗട്ട് യുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോ തന്നെ ഇവര് പ്രെസ്സ് മീറ്റ് പറഞ്ഞത് അതായത് മാധ്യമപ്രവർത്തക യോഗത്തിന് പറഞ്ഞൊരു കാര്യം ഉണ്ട് എനിക്ക് എതിരെ സമരം ചെയുന്ന അതെ ആൾകാർ തന്നെയാണ് അവരെ അവരുടെ വാർഡ് ൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി എന്റെ മുന്നിൽ വന്നിരിക്കുന്നെന്ന്.

അതൊക്കെ പക്വത ഇല്ലായ്മ തന്നെയാണ്.കാരണം ഇപ്പോ പ്രധാന മന്ത്രിയെ എല്ലാരും എതിർക്കുന്നു അതു കൊണ്ട് അതാത് മുഖ്യ മന്ത്രിമാരോട് ചോദിക്കുന്നില്ലേ എന്റെ സ്ഥലത്തേക്ക് ഇത്ര സാനം വേണോന്ന്. അത് പക്വത കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അതാ പറയുന്നേ അപ്പോ ആ ഒരു ഇത് അവർക്ക് ഇണ്ട്. പക്ഷെ അത് എടുത്തു പറഞ്ഞാൽ അവര് പറയുന്ന ഞ്യായം എന്തായിക്കുമെന്ന് അറിയാമോ? ഏഹ് എനിക്ക് കഴിവ് ഉള്ളോണ്ടാണ് എന്റെ പാർട്ടി എനിക്ക് ഈ സ്ഥാനം തന്നത്. ആ സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത്. ആ സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് എനിക്ക് ചെയ്യാൻ അറിയാം. ഇത് അപ്പഴും അവരിത് മനസിലാകുന്നില്ല. ഇത് ഇങ്ങനെയല്ല വരേണ്ടത് എന്നുള്ളത്. അപ്പോ ആ മനസിലാക്കാത്തതിന്റെ ഒരു പക്വതക്കുറവ് അവർക്കുണ്ട്. അവരോട് അത് പറഞ്ഞാൽ അവര് ഉടനെ തന്നെ എന്റെ പ്രായത്തെ പറയുന്നു എന്നാണ് അവര് ചിന്തിക്കുന്നത്. നമ്മ നമ്മൾ ഇങ്ങനെ പറയലെ കുഞ്ഞല്ലേ? അപ്പം അറിയത്തില്ല അല്ലെങ്കി അറി ആ പ്രായത്തിന്റെത് ആണ് എന്ന് പറഞ്ഞ പോലും അവര് ചിന്തിക്കുന്നത് അവരെ അധിക്ഷേപിക്കുന്നുന്നാണ്.

ചോദ്യം ഒന്നൂല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നെ ഒള്ളു നിങ്ങടെ നമ്മടൊക്കെ പ്രധാനം പെട്ട വാർത്ത ആണലോ ഇപ്പോ. ഉം *നോട്ട്‌ ക്ലിയർ* ആയി *നോട്ട്‌ ക്ലിയർ* പൊതുവായി ഇന്ന് വന്ന അതായത് സി പി എം അധികാരത്തിൽ കേറി ഒരു പകുതി ആയപ്പോ തന്നെ *നോട്ട്‌ ക്ലിയർ* അതായത് ചോദിച്ചതെ ഒള്ളു.

അറിയാം അത് എല്ലായിരിലും ഉണ്ടെന്നാ എന്റെ വിശ്വാസം.

എല്ലാ പാർട്ടിയിലും അതൊക്കെയുണ്ട് സി പി എം മാത്രമല്ല. ഈ ഏറ്റവും കൂടുതൽ സ്വതാര്യമായി അറിയാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് അറിയാവോ?

അതായത് കോൺഗ്രസിന് *നോട്ട്‌ ക്ലിയർ*. വേണ്ട വേണ്ട ഇപ്പോ വേണ്ട. പിന്നേയ്

ജോലി ഏതാണ്ട് നന്നായിട്ട് ഒക്കെ പോവുന്നു. അത്യാവിശ്യം നന്നായിട്ട് പോവുന്നുണ്ട്. കോഴപ്പോല്ലാ. ഞാൻ വേറെ ഇതൊക്കെ നോക്കുന്നുണ്ട് ഫ്രീലാൻസർ നോക്കുന്നുണ്ട് ഞാൻ.

എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത്യാവിശ്യം നന്നായിട്ടൊക്കെ പോവുന്നു. അവിടെയോ? അവിടെ എങ്ങനെ പോവുന്നു നിന്റെ ജോലി എങ്ങനെ പോവുന്നു? അത് പറ.

ആ എന്റെ ജോലി കൊഴപ്പല്ല സുഖായി ന്ന് കുഴപ്പമില്ലാതെ പോവുന്നു.

ആ ഇപ്പോ ഏഹ് ഇപ്പോ ഞാൻ റിസൈൻ ചെയ്തിക്കലെ?

അപ്പോ എന്താ പറയാ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാവേ.